full പ്രെശ്നം ആണ് കോഴികളും എല്ലാം മരിച്ച് രാത്രി ഞങ്ങൾ അറിഞ്ഞില്ലടി back ഉള്ള മലയില്ലേ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് പശു ഉണ്ടാർന്ന്. അപ്പൊ അതിന്റെ ഏക്ക മേലെകൂടെ വീണു അതൊക്കെ മരിച്ചു പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങള് അഹ് മഴ ആയതുകൊണ്ട് sitout ലെ room ൽ ആ കിടന്നത് back ല് അടുക്കളഭാകം sitout ഏക്ക sitout ന്റെ പാതി വരെ ഒക്കെ പോയി, ആ ഒരു room ല് മാത്രം പടച്ചോന്റെ വിധി കൊണ്ട് ഒന്നും ആയില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ രക്ഷപെട്ട് പിന്നെ ആൾക്കാരൊക്കെ ഓടി വന്ന് പിന്നെ ഞങ്ങള്. രാത്രിക്ക് രാത്രി അപ്പുറത്തെ അമ്മായിടെ വീട്ടിലേക്ക് പോയി അങ്ങനെയൊക്കെ ആയിരുന്നു. അന്നത്തെ കാര്യം ഒന്നും പറയണ്ട പിന്നെ അത് കഴിഞ്ഞു ഇപ്പൊ ഇതാ ഒരാഴ്ച്ച കഴിഞ്ഞപ്പോൾ ആണ് അഹ് ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം കുറച്ചു സാധനങ്ങൾ കുറെ സാധങ്ങൾ ഒക്കെ പോയി എന്നാലും ഇനി ഉള്ള സാധനങ്ങൾ ഒക്കെ എടുത്തു വെക്കാം പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ പഠിച്ച course ന്റെ file ഉം അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയോ ഇല്ലേ അതൊന്നും അറിയില്ല, എല്ലാ രേഖകളും ഏക്ക നഷ്ടപ്പെട്ട്.

ആ എന്റെ വീടിന്റെ അവിടേം back ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട് നല്ല മഴയാണ് അഹ് വെള്ളം ഒക്കെ ഒലിച്ചു വീഴാണ് മഴ കൊണ്ട് തീരെ നിക്കാൻ പറ്റണില്ല എന്നിട്ട് എന്റെ ഉമ്മച്ചി ഒക്കെ ഉമ്മച്ചീടെ വീട്ടിലേക്ക് പോയേക്കുവാന് അവിടത്തെ എല്ലാവരും ഇപ്പൊ ഉമ്മച്ചീടെ വീട്ടിലേക്ക് പോയേക്കുവാന് എന്റെ വീട്ടില് തീരെ നിക്കാൻ പറ്റണില്ല നല്ല നല്ല മഴയുമാണ് മരം ഒക്കെ ഇങ്ങനെ വീഴാണ് വീടിന്റെ മുറ്റത്തേക്കൊക്കെ ആണ് മരം ഒക്കെ വിഗ്ണത്.

പുത്തൻമല അന്റെ അവിടെ അല്ലെ ഇടിഞ്ഞു വീണത്?

എന്റെ നാട്ടിൽ ഉള്ള ഒരു പെണ്ണിനെ അങ്ങോട്ടേക്ക് ആടി കെട്ടിച്ചു വിട്ടത്, ചെറിയ കുട്ടി ആണ് ഏഴു കൊല്ലം ആയിട്ട് കുട്ടികളില്ലാതെ ഇണ്ടായതാണ് മോള് മരിച്ചതാണ് വിഷമം ആ കുട്ടി ആണെങ്കിൽ ബാക്കി ആവുകേം ചെയ്ത് മോള് മരികേം ചെയ്ത് അത് ആലോചിക്കുമ്പോ സങ്കടം ആ നാട് മൊത്തം

ഓരോരോ അവസ്ഥ എത്രയോ കാലം കുടിട്ട് ഓരോ treatment ഒക്കെ ചെയ്ത് ഉണ്ടായ കുട്ടി ആണ്. ഇപ്പൊ ഓള് മരിക്കേം ചെയ്ത് കുട്ടി ബാക്കി ആവുകേം ചെയ്ത് ഇനി എന്താണാവോ വെള്ളം ഒക്കെ കുടിച്ചു മുക്കിൽ ഒക്കെ മണ്ണ് ഒക്കെ കേറി എന്ന് പറയുന്നത് കേട്ട്.

അതുപോലെ ഒരു താത്ത അതുപോലെ കുളിക്കാൻ കേറീട്ട് ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് bathroom ലേക്ക് കേറിയതാ പിന്നെ മണ്ണും എല്ലാം കൂടെ ആ പോരെന്റെ മേളിലേക്ക് വീണിട്ട് അഹ് താതേം മരിച്ച് എന്നിട്ട് ആ കുട്ടി ഒക്കെ ഇപ്പൊ ഇവിടെണ് camp ൽ ഉണ്ടെന്ന പറഞ്ഞത് അവിടത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. camp ൽ പോയാലും എങ്ങനെ ആണ് എന്ന് അറിയില്ല, എല്ലാവരും അവരെ ഉണ്ടല്ലോ അപ്പൊ full congested ആയിരിക്കും ഒന്നിനും സമയോം ഉണ്ടാകുല ഒന്നിനും നമുക്ക് നമ്മുടെ കാര്യം ഒന്നും ചെയ്യാൻ ഒന്നും പറ്റൂല. ഇവിടേക്ക എന്തേലും ചെയ്തിട്ട് ഒരു വാടക വീട് എടുത്തു മാറണം അങ്ങനെ ഇപ്പൊ വിചാരിക്കണേ കാരണം ചെറിയ മോളൊക്കെ ഉള്ളതല്ലേ ഇവിടെ അപ്പൊ വാപ്പാക്ക് ഒട്ടും സുഗോം ഇല്ല അപ്പൊ camp ൽ ഒക്കെ പോയ വേറെ എന്തെങ്കിലും ഒക്കെ അസുഖം വരോ അതും പേടി. എന്തായാലും വേറെ ഒരു വാടക വീട് എടുത്തു മാറണം പക്ഷെ വീട് ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നതുകൊണ്ട് വയങ്കര വിഷമം കാരണം കുറെ കൊല്ലം ആശിച്ചു കെട്ടിയ ഒരു വീട് അല്ലെ, പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഭാഗ്യം കൊണ്ട് ആണ് ഇത്രേം എങ്കിലും സംഭവിച്ചൊള്ളു.

അവിടെ എന്തുവാ ദുബായിൽ എന്തുക്കൊക്കെയോ ചുഴലികാറ്റോ അങ്ങനെ ഒക്കെ വന്നെന്ന് കേട്ട്. ആ അഹ് അവിടെ നാട്ടിലൊക്കെ മഴ മഴയതുകൊണ്ട് ഇവിടെ നല്ല കാറ്റാ എപ്പോളും ഇവിടെ ഇങ്ങനെ കാലാവസ്ഥാ നല്ല ചുഴലികാറ്റൊക്കെ അടിച്ച വരുന്ന് ഉണ്ട്. ചെറുതായിട്ട് മഴങ്ങനെ പെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കുടുതലായിട്ട് മഴ പെയ്‌തിട്ട് ഉണ്ടേൽ ഇവിടെ full വെള്ളപ്പൊക്കം ആകും. കുടുതലായിട്ട് ഒന്നും മഴ പെയ്തിട്ടില്ല. അവിടെ നാട്ടിൽ നല്ല മഴ ആയതുകൊണ്ട് ഇവിടെ നല്ല കാറ്റും പിന്നെ കാലാവസ്ഥാ നല്ല മൂടി നിൽകുവാണ്. എപ്പോൾ വേണേലും മഴ പെയ്യാവുന്ന രീതിയിലാണ് നിൽക്കുന്നെ. എടി ഏർ അറബി ക്കടലിൽ ഒക്കെ അയിന് ചുഴലിക്കാറ്റ് അല്ലെ അതുകൊണ്ട് ആയിരിക്കാം അവിടെ ന്യൂനമർദം ഉണ്ടാകുന്നത്. അതെ നിങ്ങള് camp ല്‍ ഒക്കെ പോകുമ്പോ ശ്രദ്ധിക്യ, അവിടെ പല രീതിയിൽ ഉള്ള ആള്ക്കാരും ഉണ്ടാകും. പിന്നെ ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന ആൾകാരായിരിക്കും അപ്പോൾ കുടുതലായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഒക്കെ വരാ ആയിട്ട് സാധ്യത കൂടുതലാ അവിടെ. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം corona വന്ന മാറിട്ടെ ഉള്ളൂ അപ്പോത്തേക്കും പ്രളയവും വന്നു ഇനി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഉണ്ടേൽ തന്നെ വേറെ വീട് എടുത്ത് മാറണം. വാടകവീട് ഈ വീട് ആണേൽ full പൊളിഞ്ഞു പോകയാണ്.

എന്നിട്ട് ഇപ്പോൾ മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു പനിയും ആണ്. പിന്നെ camp ൽ ഒക്കെ നിൽക്കാനും പറ്റുകേല ആള്ക്കാര് കേറി വെറുതെ അടി ഉണ്ടാകാനും എല്ലോരും ഓരോരോ സ്വഭാവക്കാരല്ലേ അപ്പൊ ഓരോരോ കാര്യത്തിന് വെറുതെ അടി ഉണ്ടാകാനും.

ഈ പ്രാവിശ്യം ഇങ്ങനെ പ്രളയം ഉണ്ടാകുന്ന് പ്രതീഷിച്ചതേ ഇല്ല അല്ലെ നമ്മള്. എല്ലാ പ്രാവിശ്യം ഇങ്ങനെ മഴ ഉണ്ടാകുന്ന് അല്ലാതെ പ്രളയം വരുpന്ന ആരും പ്രതിഷിച്ചിട്ടില്ലായിരുന്നു. ഇനി അടുത്ത കൊല്ലാതാകുമ്പോള് ഉണ്ടാകുന്ന പറയുന്ന ഉണ്ട് പക്ഷെ എന്നാലും നമ്മക്ക് ഒരു മുൻകരുതല് ഉണ്ടല്ലോ. ഇത് ഇപ്പോൾ ഒരു മുന്കരുതല് ഇല്ലാണ്ടാല്ലേ മുല്ലപെരിയാർ dam കൾ തുറന്നത് അത്കൊണ്ട് അല്ലെ ഇത്ര വെള്ളം കയറിയത് ഇവിടെ പിന്നെ വെള്ളം ഇല്ലാടി ഉരുൾ പൊട്ടിയതാണ് ഏറ്റവും വലിയ പ്രശ്നം ആയത്. നിനക്ക് അറിയാല്ലോ നമ്മടേ നാടിൻറെ ഒരു ഇത് ഒറ്റ നാട് വന്നിട്ട് മലയാണ്.

കോഴിക്കോട് ഒക്കെ full വെള്ളണ് അവിടൊക്കെ എന്റെ ഒരു കുടുംബത്തിന്റെ വീടുണ്ട് അവിടെ. അവര് അവിടെയൊക്കെ full വെള്ളത്തില്, അവര് അന്നിട്ട് മേലെ രണ്ടുനീലടെ വീടാണ് അവർക്ക്. താഴെ full വെള്ളയിട്ട് അവര്,

മ്മ്മ് പക്ഷെന്നുവച്ചാല് ഒരുവീടൊക്കെ രണ്ടുനില, മൂന്നുനില എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെടി, ഉമ്മച്ചിയൊക്കെ ഇന്നലെ എനിക്ക് news ലൊക്കെ കാണിച്ചുതരുന്നകണ്ടിരുന്നു. ഒരു രണ്ടുനില വീടാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ്. ചെറുതോണി dam ന്റെ അടുത്തുള്ളയാ dam ലെ വെള്ളം കയറിയതാ അങ്ങനെ തന്നെ ആ വീട്ടിലേക്ക് കയറി ആ വീടങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണേടി. എന്റെ വീടിന്റെ താഴെയൊക്കെ പുയാണല്ലോ അപ്പോ അതില് സാധാരണ അങ്ങനെ വെള്ളമൊന്നും ഉണ്ടാകേല. പക്ഷെ ഈ പ്രാവിശ്യം നല്ല വെള്ളാണ്. വെള്ളമിങ്ങനെ അത്രക്ക് fast ണ് ആ വെള്ളം പോകുന്നെത്. അവിടുത്തെ ഒച്ച എന്റെ വീടിന്റെ അവിടുക്ക് വരെ കേൾക്കന്ന പറയുന്നേ ഉമ്മച്ചി. ഉമ്മച്ചിയൊക്കെ അവിടെ നിൽക്കാൻ നല്ല പേടിയുണ്ട്, കാരണം, മഴ നില്കുന്നുമില്ല. ആ അങ്ങനെ ഒരു issue ഉണ്ടല്ലേ. എല്ലാര്‍ക്കും വെയിലയസമയത്ത്,

ഇതിനെക്കാട്ടിലും അവസ്ഥായാടി ആലപ്പുഴ, ആലപ്പുഴയൊക്കെ full മുങ്ങിട്ടയുള്ളത് എത്രയോ ആൾക്കാര് മരിച്ചു, എത്രയോ കുട്ടികളെ ഒന്നും കാണുന്നില്ല. ഞങ്ങടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇത് പൊട്ടിയത് നിങ്ങടെ അവിടെയല്ലേ ആ മലയിടിഞ്ഞു വീണത്. അവിടെ എത്രയോ കുഞ്ഞുമക്കളാ മരിച്ചിട്ട് കൊണ്ടുപോയെതൊക്കെ. കാണുമ്പൊൾ മ്മ്ക് സഹിക്കാൻ പറ്റൂല്ല. കാരണം, പാലുകൊടുക്കുന്നവിടുന്നൊക്കെയാണ് ഉമ്മയും മക്കളും രണ്ടുപേരും മരിക്കുന്നെ. ആ പാല് കൊടുക്കുന്നതിൽ തന്നെയാണ് രണ്ടുപേരെയും മറവുചെയ്തത്.

ആ അതുപോലെ തന്നെ അവിടെ പുത്താമലയിലെ ഒരു ആള്

ആ car ലിരുന്ന ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെക്കനെ മരത്തിൻറെ മുകളിലേക്ക് കയറി മണ്ണ് വരുന്നകണ്ടപ്പോൾ അവന് മണ്ണ് full ട്ടു മൂടി അവനെ ഒന്നും കിട്ടിയിട്ടില്ലന്ന പറയുന്നേ അതാണേ എന്റെ relative ഉം മാണ്. അവരൊന്നും കിട്ടിയിട്ടില്ലന്ന പറയാണത്. ഉമ്മച്ചി വിളിച്ചപ്പോൾ പറഞ്ഞതതൊക്കെ. എന്ത് ചെയ്യനാടി ഓരോരോ ഉമ്മമ്മാര് മരിച്ചിട്ട് മക്കള് രണ്ടുമൂന്നൊക്കെ ബാക്കി അയപ്പിന്നെ എന്തുചെയ്യാനാ ആരെത്രകാലം നോക്കുന്ന് വിചാരിച്ചിട്ടാ ഉപ്പ വേറെ കെട്ടിയതാണേല് പോകും. മക്കളൊക്കെ എന്തുചെയ്യാനാ അതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥാ. ഓള് ഇത്രെക്കാലം കാത്തിരുന്ന് കുട്ടി ഉണ്ടായപ്പോൾ ഓള് മരിക്കുകയും ചെയ്ത് ഇനി ആ കുട്ടിടെ കാര്യം എന്താ ചെയന്നൊന്നും അറിയില്ല ആങ്ങളമാർക്കൊക്കെയാലും കുറേ കുട്ടികളുമുണ്ട് അപ്പൊ ആ കുട്ടിയെ ഇങ്ങനെ അമ്മമാര് മരിച്ചിട്ടുണ്ടേല് അതുമൊരു എടങ്ങരുതന്നെയാണ്ഓ ര് എന്തുചെയ്യും ഓരും ഈ camp ലേക്ക് മാറീട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയാണേല് ഭയങ്കര കരച്ചിലുമാണ് എന്ത് പറയാനാ ചെറിയ മക്കളല്ലേ പറഞ്ഞാൽ മനസ്സിലാകുമോ. അതെ ഒന്നും ചെയാന് പറ്റൂല്ല ഈ പ്രാവിശ്യം എന്തായാലും മഴ ഭയങ്കര തന്നെയാ

മഴ കുടുന്നല്ലാണ്ട് മഴ കുറയുന്ന ലക്ഷണം കാണിക്കുന്നില്ല സാധാരണ ഈ ജൂൺ ജൂലൈ മാസത്തിൽ എല്ലാവർഷവും മഴ ഉണ്ടാവാലുണ്ട്. നമ്മൊലൊക്കെ school ല് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. പോയിവരാവുന്ന രീതിയിലിരുന്ന് ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെല് മക്കള്ക്ക് ഒക്കെ school leave ണ്. ഒരു ഒരുമാസമായിട്ട് leave ണ് കുട്ടികൾക്കൊക്കെ. school മില്ല മഴയല്ലേ എങ്ങനെ കുട്ടികളെയൊക്കെ വിശ്വസിച്ചു വിടും school ന്റെയൊക്കെ അവസ്ഥായല്ലേ. പോകുമ്പോഴും വരുമ്പോഴും എന്തേലും സംഭവിച്ചല്ലോ ഇത്രെയും മഴയത്തു കുട്ടികളെ ഒന്നും വിടാൻ പറ്റുല്ല. അതുകൊണ്ട് ഇവുടുത്തെ കുട്ടികളെയൊന്നും ഞങ്ങള് വിടല്ലേയില്ല. school ഉം മില്ല, അങ്ങനൊരു ഇതുകൊണ്ട് പിന്നെ ഇപ്പോ school ല് ഒക്കെ എല്ലാ school ലും camp ണ്. ഇനി ഏതുകാലത്ത്‌ school ക്കെ തുറന്ന് ഇവിടെതാ കുട്ടികള് school ല് പോകാൻവേണ്ടി പുതിയ dress, bag ഉം കുടയുമൊക്കെ മേടിച്ചുവച്ചിരിക്കയാണ്. അപ്പോഴാണ് പിന്നെ പോകാനും പറ്റില്ല മൂത്തമോള് ആണെങ്കില് ഇപ്പോ പത്താം class ല് മോള്ക്ക് പഠിക്കാനും പറ്റുന്നില്ല. എത്രയെന്നുവച്ച phone ല് നോക്കി പഠിക്കാ. class ല് പോയി പഠികുന്നത്രെയും എന്തായാലും ഇവിടെയിപ്പം range, net ഉം അങ്ങനത്തെയൊന്നുമില്ലല്ലോ പിന്നെ ഇത്രെയും online class കിട്ടുന്നുമില്ല.

അത്കൊണ്ട് മക്കളൊന്നും class ല് കയറുന്നേയില്ല.

ചൂടുകാരണം എപ്പോഴ് എന്നിട്ട് അവര് നമ്മടെ നാട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് പറയും നല്ല സുഖാണ് വരുമ്പോൾ. അവർക്ക് ഇവിടെ വന്നിട്ടുണ്ടേല് പോകാനേ തോന്നുല്ല. കാരണം തമിഴ്നാട്ടില് അത്രക്ക് ചൂടാണ് മെയ്മാസമൊക്കെ വന്നിട്ടുണ്ടേല് അവിടെ നിൽക്കാനേ പറ്റില്ല അവിടെ നിൽക്കുന്ന വെള്ളം അത്രക്ക് ചൂടാണ്. അന്നിട്ട് അവിടെവരെ ഇപ്പൊ വെള്ളപൊക്കമാ. അവിടെ full വെള്ളത്തില് മുങ്ങിനിൽക്കാണ് ബാപ്പാക്കവിടെ ഇപ്പൊ പോകാനും പറ്റൂല്ല പിന്നെ ആ വെള്ളത്തില് camp ണ്. പക്ഷെ അവർക്ക് camp ലേക്ക് പോയിട്ടുണ്ടേല് വൃത്തിയോ, ഇതോ കാര്യമോന്നും ഉണ്ടാകേല. അവര് ഇപ്പോ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ടാവര്.

എപ്പോ ഉരുൾ പൊട്ടി വീഴുന്നോ, മണ്ണിടിയുന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥായിൽ നിൽകുവാല്ലേ, ഓരോന്നും സഹിക്കാൻവയ്യ മനസോക്കെ ആകെ തളർന്നു പോയിട്ട, എത്രത്ര നല്ല വീടുകളൊക്കെയാ ഒരുമിച്ച് ഇടിഞ്ഞ്, പൊളിഞ്ഞു വീണത്. എത്ര മൃഗങ്ങളാണെന്നോ ഇതുങ്ങളെ ഒക്കെ നമ്മക്ക് രക്ഷിക്കാതെ എടുത്ത് ഓടാന് പറ്റുല്ലല്ലോ ഇവടെ പശു മരിച്ചിട്ട് ഉമ്മച്ചിക്ക് ഭയങ്കരവിഷമം. അതെ, ചത്തിട്ട് കുഴിച്ചിടാൻ പോലും സ്ഥലമില്ല കാരണം വെള്ളം കയറിട്ട് full വെള്ളപൊക്കമായിട്ട് മണ്ണുകുഴിക്കുമ്പോൾ കിണറുപോലെ വെള്ളമായിരുന്നു. പക്ഷെ അതിനെ കുഴിച്ചിടാൻ ഒന്നിനും പറ്റുന്നില്ല ഓരോരോ അവസ്ഥായിരുന്നു. അഹ്, എല്ലാടത്തും അങ്ങനെത്തന്നെയാണ്. ഓരോരോ ഇടങ്ങളില് പിന്നെ ഇപ്പൊ കുറവ് മഴ കുറവ് പാലക്കാട് മാത്രേയുള്ളു. ഞാൻ ആദ്യം പാലക്കാടല്ലേ ജോലി ചെയ്തിരുന്നത്. അവിടെ ഞാൻ എന്റെ ഒരു friend നെ വിളിച്ചു ചോയ്ക്കിരുന്നു. അവിടെ ഉരുൾ പൊട്ടല്ലോ വെള്ളപ്പൊക്കമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അവിടെ കാലാവസ്ഥാ നല്ല കാലാവസ്ഥായാ, പക്ഷെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷെ വേറെ കുഴപ്പങ്ങലൊന്നും ഇല്ലന്നാണ് അവര് പറഞ്ഞത്. അവന് വിളിച്ച സമയത്തു ഞാൻ ചോയ്ച്ചത്, ചോയ്ച്ചപ്പോൾ ഓന് അങ്ങനെയായ പറഞ്ഞത്. എടി അവിടെയൊക്കെ ഇപ്പോഴല്ല അവിടിപ്പോ പാലക്കാടാണ് ആയിരുന്നു ആദ്യം തുടങ്ങിയത്. അവിടെ ഉരുൾ പൊട്ടല് ആദ്യം പാലക്കാടാണ് പൊട്ടിയത് ഈ പ്രളയം തുടങ്ങിയത്. ഏതോ ഒരു മല മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് അങ്ങനെ പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ പേടിച്ചു നിക്കുവായിരുന്നു, പിന്നെ അതിനു ശേഷം പഞ്ചായത്തു വന്നു എല്ലാർക്കും വീട് ഒക്കെ കൊടുത്തു പോലെ കൊടുത്തു എല്ലാരേം ഒക്കെ മാറ്റി അങ്ങനെ ഒക്കെ ഒരു അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ഇപ്പൊ കൊറേ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആണ് അപ്പൊ നമ്മള് വിചാരിച്ച് അതൊക്കെ അങ്ങ് കഴിഞ്ഞ് വേറെ നാട്ടിൽ അല്ലെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മടെ നാട്ടില് അതുപോലെ തന്നെ അതിനേക്കാട്ടും പ്രെശ്നം ആയിട്ട് ഉള്ള ഓരോന്ന്. എന്ത് പറയാൻ ആണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാലോ, ഒരു കാലത്ത് ആണെങ്കിൽ വരൾച്ചകൊണ്ട് നമ്മള് വെള്ളം ഇല്ലാണ്ട് കിണറൊക്കെ വറ്റിട്ട് അപ്പുറത്തെ പുഴേന്നു വെള്ളം എടുത്തു കൊണ്ടുവരൽ ആയിരുന്നു. മെയ് മാസം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഒന്നും തീരെ വെള്ളം ഉണ്ടാകില്ല എന്നിട്ട് ഞങ്ങള് പൈസ കൊടുത്തു വെള്ളം മേടിക്ക അല്ലെങ്കില് വേറെ വീട്ടിൽ നിന്ന് വെച്ച് motor ൽ അടിക്ക അങ്ങനൊക്കെ ചെയ്ത് തീരെ വെള്ളം ഉണ്ടാവില്ല എന്നിട്ട് ഞങ്ങള് വെള്ളം ഇങ്ങനെ പിശുക്കി പിശുക്കി ആണ് ഉപയോഗിക്കുന്നത് ആ സമയത്താണെങ്കില്, നമ്മടെ ആ ഭാഗത്ത് എന്ത് നട്ടിട്ടുണ്ടെലും വേഗം ഉണ്ടാവും പക്ഷെ നനയ്ക്കാൻ അതിനു ശേഷം ചെടികളും ഒക്കെ നനയ്ക്കാൻ വെള്ളോം കാര്യോം ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അഹ് ആ സമയത്തു നല്ല ഇടങ്ങേറായിരുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമായിരുന്നു മഴ കാലം വന്ന മതിയായിരുന്നു എന്ന്. പക്ഷെ മഴകാലം വന്നപ്പോ ഇതാണ് അവസ്ഥ പിന്നെ ആദ്യം ആയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അതുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ആയി പോയി ഇത് പ്രളയം ഉണ്ടായത്.

അപ്പൊ കുട്ടികൾ ആരേലും പോയി ഇനി അതില് വീഴേണ്ട അത്രേം വെള്ളം നിറഞ്ഞു കിടക്കല്ലേ അതുകൊണ്ട് ഇപ്പൊ അതിന്റെ മേലെ വെല്യ slab കൊണ്ടുവന്നു ഇട്ടിട്ടാ ഉള്ളത്. ഇവിടെ എന്ന് വെച്ചാൽ പുഴേല് എന്റെ കൂടെ പഠിച്ച ഒരു ഉണ്ടായിരുന്നു ഓന് അഹ് എന്താ എന്തോ കാണാൻ ആട്ടെ പോയതാടി വെള്ളം പുഴ നിറഞ്ഞിട്ട് എന്തോക്കെകയോ ഒലിച്ചു വരുന്നതും അതൊക്കെ ഒരു കൗതുകം പോലെ കുട്ടികള് കാണാൻ ആട്ടെ പോയതാ വഴുതി അതിലേക്ക് വീണു പിടിക്കാനും കിട്ടിലാ. ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മുങ്ങി അങ്ങ് പോയി ചളില് പൂണ്ടു പോയി മരിച്ചു ഓന്റെ ഉമ്മ കഴിഞ്ഞ മാസം ആട്ടെ മരിച്ചതായിരുന്നു അഹ് ഈ മാസം ആയപ്പോൾ മോനും മരിച്ച്.

അത്രക്കും മണ്ണ് full വീണിട്ട് road ൽ ഒക്കെ ആണ് മണ്ണുള്ളത് പോണ വഴിക്ക് ഒക്കെ മണ്ണ് ഇടിഞ്ഞ ചെയ്തിരിക്കുന്നത്, എന്നിട്ട് അതിലെകുടെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, അവര് എങ്ങനെയാ ഇനി പോകുവാ എന്ന് അറിയില്ല ഇനി പോലീസുകാരൊക്കെ ഒക്കെ ഉണ്ടോ അവിടെ, ഇനി അവര് എത്തിഎത്തിക്കോ അഹ് അറിയില്ല. ഞങ്ങൾ ഇപ്പൊ വാപ്പി പറയുന്നത് എന്താണെന്നു വെച്ചാൽ കൊച്ചിലേക്ക് തിരിച്ചു വരാൻ ആണ് പക്ഷെ കൊച്ചിലേക്ക് വരാൻ ഉള്ള ഒരു ഞങ്ങൾക്ക് ഇത് ഇല്ലാലോ. കാരണം അഹ് ചുരം ഒക്കെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുവാണ് ചുരത്തിൽ കൂടെ വരാനോ ഒന്നിനും പറ്റൂല അപ്പൊ എന്താ ചെയ്യേണ്ടേ എന്ന് അറിയില്ല അപ്പൊ വാപ്പയാണെങ്കിൽ അവിടെ നിന്നിട്ട് tension ആവുക ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞു വീഴും, വീഴുന്നതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രേം കൊല്ലം പണിതു എടുത്തു കെട്ടിയ വീടല്ലേ അപ്പൊ അതങ്ങനെ പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോൾ ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാരുംപറയുന്നത് നമുക്ക് ഒന്നും പറ്റില്ലാലോ അതുകൊണ്ടാ വാപ്പീം പറയുന്നേ കൊച്ചിലേക്ക് തിരിച്ചു വരാൻ.

കോച്ചിലും കുറെ സ്ഥലങ്ങളിലൊക്കെ വെള്ള പൊക്കം ഉണ്ടായിട്ടില്ലേ. ഏതൊക്കെയോ സ്ഥലത്തു വെള്ള പൊക്കം ഉണ്ടല്ലോ. ആടി international airport എക്ക full മുങ്ങിട്ട ഉള്ളത്. അപ്പൊ നീ എവിടെ പോയിട്ടാ flight ഇറങ്ങാ? അതുകൊണ്ട് ആ പറഞ്ഞെ പോവാൻ പറ്റൂല എന്ന് അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞിരുന്നു flight book ചെയ്തു തരാം അങ്ങനെ വരം എന്ന് പക്ഷെ അങ്ങനെ പോകാൻ പറ്റൂല അവിടെ മൊത്തം മുങ്ങിട്ട ഉള്ളത് നമുക്ക് ചുരത്തിൽ കൂടെ പോകാനും പറ്റൂല ഇപ്പൊ എങ്ങനെയാ അങ്ങോട്ട് വേറെ ഒരു വഴി ഇല്ലെങ്കിൽ ഒരു വാടക വീട് എടുത്തിട്ട് മാറേണ്ടി വരും. ആ ചുരത്തില് കുറെ സ്ഥലത്ത് ഒക്കെ ഇടിഞ്ഞിട്ടുണ്ടല്ലോ ചുരം ഒക്കെ full block ആ ചുരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഒന്നും കടത്തി വിടുന്നില്ലലോ അവര്. ആടി നമ്മള് phone ൽ കാണുന്നത് പോലെ ഒന്നും അല്ല ശെരിക്കും അനുഭവിക്കുമ്പോ ഞങ്ങൾ ഇപ്പൊ, ഓരോ സ്ഥലത്തു നടന്നു ഞങ്ങള് phone ൽ ഇങ്ങനെ കാണുമ്പോൾ അത്ര തോന്നില്ല പക്ഷെ സ്വന്തമായിട്ട് വന്നപ്പോ അനുഭവിച്ചപ്പോൾ ആണ് അതിന്റെ ഒരു ഇത് മനസിലാകുന്നത്. കുറെ പേർക്ക് ഇപ്രാവശ്യം എന്തായാലും നാശനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പൊ, അറിഞ്ഞപ്പോ ഞാൻ കുറെ പേരെ ഞാൻ വിളിച്ച് അപ്പോഴാണ് എനിക്ക് നിന്റെ കാര്യം ഓർമ്മ വന്നത് അതാണ് ഞാൻ പെട്ടെന്ന് phone എടുത്ത് നിന്നെ വിളിച്ചത് ഞാൻ ഇപ്പൊ എന്റെ husband ന്നോട് പറഞ്ഞാട്ടേ ഒള്ളു ശോഭിന അവിടെയാ ഉള്ളത് അവളുടെ ആ ഭാഗം ഒക്കെ പുട്ടിട്ടുണ്ട് അവൾ എന്നിട്ട് camp ലേക്ക് പോകാൻ വേണ്ടി നിക്കുവാന്ന്. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഞാൻ വിളിച്ച് അപ്പൊ നിങ്ങളുടെ phone ൽ ഒക്കെ charge ഉണ്ടാകുവോ എന്ന് ഒക്കെ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. ആ phone ല് charge കുറവാ എന്തായാലും അഹ് പക്ഷെ generator കൊടുവന്നിട്ടുണ്ട് camp ല് അതില് കുത്തി ഇടേണ്ടി വരും.

ആ camp ലേക്ക് പോകുവാ അപ്പൊ കുറെ അഹ് രേഖകൾ ഒക്കെ ഇവിടെ പെട്ട് പോയി കാരണം പഞ്ചായത്തു നിന്ന് വീട് pass ആകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കൊടുക്കാൻ ഉള്ള രേഖകൾ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നതാ ഇനി തിരിച്ചു അങ്ങോട്ടേക്ക് തന്നെ പോണം.

കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇനി ഏതു കാലത്ത് ആയി കിട്ടാനാ പഞ്ചായത്തിന്റെ ഒക്കെ അല്ലെ ഇനി എത്ര കാലോ അതുവരെ നമുക്ക് താമസിക്കോക്കെ വേണ്ടേ. എടി എന്റെ phone ല് എന്തായാലും charge ഇല്ല കാരണം ഇനി camp ൽ പോയി എല്ലാരും charge ഒക്കെ കുത്തി ഇടുന്നതല്ലെ കുത്തി ഇടാൻ പറ്റുമോ എന്ന് ഒന്നും അറിയില്ല ഞാൻ അന്നേ വിളിക്ക അത്യാവിശം ഉണ്ടെങ്കിൽ ഉപ്പാക്കൊക്കെ ഈ phone ലേക്ക് വിളിക്കേണ്ടതാ cut ആയി പോയാൽ പ്രെഷ്ന ആ ആ എന്ന ശെരി എന്ന ഞാൻ വിളിക്ക ഇടക്ക് ഞാൻ വിളിക്ക.

എവിടെയാണ്? സുഖാണോ? ആ സുഖാണ്. സുഖാണ്. ഞാന് വീട്ടില്‍ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു

ഇല്ല ഇല്ലില്ല. നിനക്ക് എന്താ പരിപാടി? എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാന്‍ നിന്നെ വിളിച്ചത്. പിന്നെ വീട്ടില്‍ എല്ലാവര്‍ക്കും സുഖാണോ?

എല്ലാര്ക്കും സുഖം ആണ്. വീട്ടിലെല്ലാവരും എവിടെക്കെങ്കിലും പോകുന്നുണ്ടോ? അവര് എനിക്ക് തോന്നുന്നു കൊറച്ചു നേരം കൂടി കഴിഞ്ഞാ എങ്ങോട്ടോ പൊറത്തേക്ക് എറങ്ങാന്‍ വേണ്ടി നിക്കുവാ. എന്‍റെ വീട്ടില് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ ആരും അങ്ങനെ പോക്ക് ഒന്നുമില്ല.

ആഹ് ഞാൻ വിളിച്ചത് എന്തെന്ന് വെച്ചാൽ നമ്മള് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആണ് ഞാൻ വിളിച്ചത്. അപ്പോ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു ആ ഒരു സമ്പ്രദായത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വളർച്ചയെ കുറിച്ച് നിന്‍റെ അഭിപ്രായം എന്താണ്? വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ രംഗത്ത് ഈ കഴിഞ്ഞ കാലഘട്ടത്തില് വന്ന മാറ്റങ്ങൾ അത്രയധികം വലിയ മാറ്റങ്ങളാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്. മറ്റേ ഓണ്‍ലൈന്‍ ക്ലാസ്സിന്‍റെ വരവുകള്. ഡിജിറ്റല്‍ ക്ലാസ് റൂം ആക്കുന്ന രീതികൾ, അങ്ങനെ എല്ലാ രീതിയില്‍ നോക്കുമ്പോഴും വളരെയധികം ഈ ഒരു മൂന്നാല് വർഷത്തിനിടയിൽ വളരെയധികം മുന്തിയ വളർച്ചകൾ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുണ്ട്. ആഹ് അങ്ങനല്ലേ.

അതെ അതെ നമ്മടെ ലോക് ഡൗണിനു ശേഷമാണ് നമ്മള്‍ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഉപയോഗം കൂടിയത്. കൂടിയത് എന്നല്ല ഉപയോഗം തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലേ? അതെ, അതെ പിന്നെയും ഓൺലൈൻ ക്ലാസും, ഓഫ്‌ലൈൻ ക്ലാസ്സിൻ്റെ താരതമ്യം നോക്കുകയാണെങ്കിൽ എന്താണ് അഭിപ്രായം? ഏതാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഏതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏതാണ് നല്ലത് എന്നാണ് നിന്‍റെ അഭിപ്രായം? രണ്ടിനും അതിന്‍റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് ഞാൻ പറയും. ആഹ് ഓണ്‍ലൈന്‍ ക്ലാസ്സിലേക്ക് വരുന്നതാണെങ്കില്‍ എല്ലാം നേരിട്ട് കാണാത്തതിന്‍റെ ഒരു ബുദ്ധിമുട്ട് അതിനുണ്ടാകും. നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറെയോ, അല്ലേ നമ്മുടെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളെയോ നമ്മള് നേരിട്ട് കാണാതെ നമുക്ക് അതില്‍ ദോഷമായി മാറുന്നില്ലേ. അതെ, അതെ. അതും ശരിയാണ് നമ്മുടെ ഒരു നമ്മുടെ ക്ലാസ് റൂമില്‍ ഇരിക്കുന്ന നമുക്ക് കിട്ടുന്ന ഓരോ തമാശകളും അത് കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നതും, പിന്നെ നമ്മുടെ ടീച്ചറുമായി ചിലപ്പോ നമുക്ക് വഴക്ക് കിട്ടുന്നതാവാം. അല്ലേ നമ്മളെ നമുക്ക് തല്ലുകൊള്ളുന്നതും പക്ഷെ ഇതെല്ലാം നമ്മള് പിന്നീടു ആലോചിക്കുമ്പോൾ ഒരു നല്ലൊരു ഓർമ്മയാണ്. ആ നീ പറയുന്നത് ഞാൻ യോജിക്കുന്നു. അതെ അതെ, ഞാൻ കൂടുതലും എനിക്ക് താല്പര്യപ്പെടുന്നത് ഈ ഓഫ് ലൈന്‍ ക്ലാസ്സ്‌ ആയിട്ടാണ്. ഈ ഓണ്‍ലൈന്‍ ആയിട്ടുള്ള എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല.

നിനക്ക് ഏതാ കൂടുതൽ താൽപര്യം ഓഫ് ലൈന്‍ ആണോ? ഓണ്‍ ലൈന്‍ ആണോ? എനിക്ക് ഓഫ് ലൈന്‍ ക്ലാസ്സ്‌ തന്നെയാ താല്പര്യം. പക്ഷെ ഓണ്‍ ലൈന്‍റെ ഗുണം എന്താന്ന് വച്ചാലെ നമുക്ക് ക്ലാസ്സുകളില്‍ ഒന്നും കൂടണ്ടാ എന്നുള്ളതാണ് വലിയ ഒരു ഗുണം. ഓണ്‍ ആക്കി വച്ചിട്ട് അങ്ങ് പോയാ മതി എനിക്കറിയാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഈ ഓണ്‍ലൈന്‍ ക്ലാസ്സ്‌ നടന്നിരുന്ന സമയത്ത്. ഇല്ലേ? ആ ശരിയാണ് കൂടുതൽ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ആ ഒരു സമയത്ത് നമ്മള്‍ അങ്ങനെ കൂടുതല്‍

അതെയതെ അതേ. നമ്മൾ എങ്ങനെയെങ്കിലും വെറുതെ ഇരിക്കാനുള്ള വഴികൾ മാത്രമാണ് ആ ഒരു സമയത്ത് വേറെ എന്തെങ്കിലും ഗെയിം കളിക്കാനോ, വേറെ ഏതെങ്കിലും പരിപാടികളാണ് ഞാൻ കൂടുതൽ നോക്കാറ്. അപ്പൊ ഓണ്‍ലൈന്‍ ആയിട്ട് എനിക്ക് വല്യ താല്പര്യം ഇല്ല. അപ്പൊ ഓഫ്ലൈന്‍ ആണ് കൂടുതല്‍ താല്പര്യം. അപ്പൊ ആ ഒരു ഇത് നമക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാന്‍

പിന്നെ ആ വീട്ടിലും ആവുമ്പോ നമ്മള് ആ ഒരു ശ്രദ്ധ ചെലപ്പോ ആ ഒരു ഇതില് പോകാന്‍ ചാന്‍സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓണ്‍ലൈന്‍ ആയിട്ട് പഠിക്കുമ്പോ ആ ഒരു നമ്മള്‍ക്കങ്ങനെ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കാന്‍ പറ്റത്തില്ല. അതെ നമ്മള് ചെലപ്പോ ഇങ്ങനെ ക്ലാസ് പഠിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വീട്ടില് എന്തെങ്കിലും ആവശ്യത്തിനു നമ്മളെ വിളിക്കുന്നത്. നമ്മള്‍ അതിനായിട്ട്‌ പോവും. പിന്നെ നമ്മള്‍ തിരിച്ചു വരുമ്പോഴത്തേനും ആ ഒരു നമുക്കാ ഒരു ബാക്കി കിട്ടണമെന്നില്ല. അപ്പൊ നമ്മള് പിന്നേം ആദ്യം തൊട്ടു ശ്രദ്ധിക്കേണ്ട അവസ്ഥ വരും.

അതെ അതേ, അതും ശരിയാണ്. നമ്മുടെ ഇപ്പം അടുത്ത് വന്ന് മാറ്റങ്ങൾ ഇല്ലേ. കോവിഡിന് മുമ്പുള്ള മുമ്പ് കൊറേ മാറ്റങ്ങള്‍ വന്നില്ലയോ. ഓണ്‍ലൈന്‍ ക്ലാസ്സ്‌ അല്ലാതെ മറ്റു കുറേ മാറ്റങ്ങള്‍ വന്നു. അതിനെ പറ്റിയൊക്കെ എന്താണ് ഉവൈസിന്‍റെ ഒരു വീക്ഷണം. അതിനെപ്പറ്റി പറയുകയാണെങ്കില് സ്കൂളില് വന്ന മാറ്റം എന്ന് വച്ചാല്‍ ഈയൊരു ബില്‍ഡിങ്ങും അങ്ങനത്തെയൊക്കെ ഒരു ക്രമീകരണോ അതിന് കൂടുതലും ആഹ് ഈ ക്ലാസ്സ്‌ റൂം ഒക്കെ നല്ല ഒരു രീതിയില് കൊണ്ടുപോകാനുള്ള ആ ഒരു മാറ്റങ്ങളാണ് നമ്മള് കൂടുതലും കാണാറുള്ളത്.

അതേയതെ. അതായത് ഓരോ ക്ലാസ്സ്‌ റൂമിലും പ്രൊജക്ടര്‍ വെക്കുക അല്ലെങ്കില് അധ്യാപകര് പഠിപ്പിക്കുമ്പോ ആഹ് അത് ഉപയോഗിച്ചുകൊണ്ട് അതായത് ഡിജിറ്റല്‍ ക്ലാസ് റൂം എന്നുള്ള രീതി ഉപയോഗിച്ച് കൊണ്ട് ഓരോ ആഹ് വീഡിയോകളായും, ചിത്രങ്ങളിലൂടെയും ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചു അത് കൂടുതൽ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഡിജിറ്റല്‍ ക്ലാസ് റൂം എന്ന ഒരു പദ്ധതി നിലവിൽ വന്നത്. അത് വളരെ നല്ലൊരു

ഡിജിറ്റല്‍ ക്ലാസ് റൂം എന്ന് വച്ചാല് നമ്മള് ആ ഒരു രീതിയിൽ പഠിക്കാൻ പറ്റും. ഒരു പ്രൊജക്ടറും ആ ഒരു സംവിധാനവും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്കാ ഒരു രീതിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിലൊക്കെ പഠിക്കാന്‍ പറ്റും.

പഠിത്തം ഇതൊക്കെ പഠിത്തമൊക്കെ നല്ല രീതിയിൽ പോകാൻ ഉള്ളേ ഒരു സമ്പ്രദായാണ് ഡിജിറ്റല്‍ ക്ലാസ് റൂം എന്ന് പറയണത്. അതേയതെ. ഒരു മറ്റൊരു തലത്തിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുവരാൻ ഈ വിദ്യാഭ്യാസത്തിനു സാധിച്ചു അല്ലേ? അതെയതെ, പറ്റും, പറ്റും.

പഠിക്കുന്നവര്‍ക്ക് ആണ്. എന്നാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്ത് അതെന്താന്നു വച്ചാല് ഈ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ചെല രാജ്യങ്ങളില് അങ്ങനെ നല്ല രീതിയില് ചെല രാജ്യങ്ങളില് ആഹ് നമുക്ക് ഈ ഇവിടെയുള്ള ഇല്ലാത്ത കൊറേ സമ്പ്രദായങ്ങള്‍ ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല രീതിയിലായാലും, നല്ല രീതിയില്, നല്ല ക്ലാസ്സ്‌ റൂം ആയാലും, നല്ല കോളേജ് ആയാലും പിന്നെ ഇതോടൊപ്പം വേറെ എന്തെങ്കിലും ഒക്കെ വേറെ നല്ല രീതിയില്‍ നടക്ക നടത്തി പോണതല്ലെങ്കില്‍ കാര്യങ്ങളൊക്കെ അത് ഇവടെ ഇവടെ ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും കുട്ടികളൊക്കെ വിദേശരാജ്യങ്ങളിൽ പോകാൻ ചാന്‍സ് ഉള്ളത്. അതെ അതെ മറ്റു സംസ്ഥാനങ്ങളില്‍ ഞാന്‍ അതെയതെ. അതെ മറ്റു രാജ്യങ്ങളിലെ ഒക്കെ കുട്ടികൾക്ക് പഠിക്കുന്ന പഠനത്തിന്‍റെ കൂടെത്തന്നെ അവര്‍ക്ക് ജോലി ചെയ്യാന് ജീവിക്കാനാവശ്യമുള്ള പൈസ സമ്പാദിക്കാന്‍ ഉള്ള അവസരം കൊടുക്കുന്നുണ്ട്.

അതേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭൂരിഭാഗ ശതമാനം പിള്ളേരും ഇതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി അവിടെ വിദ്യാഭ്യാസം തേടുന്നത്. പിന്നെ വേറെന്തെന്ന് വച്ചാല് വിദേശരാജ്യങ്ങൾ എല്ലാംകള്‍ച്ചറും, ആ ഒരു വൃത്തിയും അതൊന്നും ഇവിടെ ഇല്ലാത്തത് അത് വേറൊരു പ്രശ്നമാണ്. അപ്പൊ അവിടുത്തെ ഒരു നേച്ചര്‍ ആയിട്ടുള്ള ആ ഒരു സമ്പ്രദായം ഒക്കെ ഇവിടെ ഇല്ലാത്തതും കുട്ടികള്‍ക്കുള്ള ആ ഒരു ആകര്‍ഷണം കൂടുതലാണ് വിദേശ രാജ്യങ്ങളില്. അതെയതെ അതെ, അതുകൊണ്ടാണ് കൂടുതൽ പേരും അങ്ങോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു പഠി പഠിച്ചിറങ്ങുന്നതില്‍ ഭൂരിഭാഗം പിള്ളേരും ആഹ് മറ്റു രാജ്യങ്ങളിൽ പോയി പഠിച്ചു അവിടെത്തന്നെ ജോലി ചെയ്ത് അവിടെത്തന്നെ ആഹ് ജീവിതം തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലേ? അതേയതെ, അതും ശരിയാണ് നമ്മള് എനിക്ക് തോന്നുന്നു ഈ ബിരുദാനന്തര ബിരുദം എന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന ഒര അവസ്ഥ വരുന്നത്. പക്ഷെ ഒരു ബിരുദം നേടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നു. നമ്മുടെ അയല്‍ സംസ്ഥാനങ്ങളില്‍ ഇന്ത്യയില്‍ തന്നെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മള് കാണുന്നേ. അത് എന്തുകൊണ്ടാണ് അവര് കേരളത്തിൽ പഠിക്കാതെ മറ്റു സംസ്ഥാനങ്ങളിൽ

അതെന്തുവാ എന്നുവച്ചാല് ഈ കേരളത്തിലുള്ള ആ ഒരു കോളേജ് ആയാലും നല്ല കോളേജ് ഒന്നും ഇല്ലാത്തതു കൊണ്ടായിരിക്കും അങ്ങനെ പോവാറ്. അന്യസംസ്ഥാനങ്ങളിൽ പോകാന്‍ ചാന്‍സ് ഉള്ളത്. ആഹ് അത് സീറ്റുകള്‍ കുറവായത് കൊണ്ടായിരിക്കാം എന്നാണോ ഉവൈസ് പറയുന്നത്. അതേ. സീറ്റുകളും, പിന്നെ ആ ഒരു വിദ്യാഭ്യാസത്തിനുള്ള ആ ഒരു സമ്പ്രദായവും ഇല്ലാത്തത് കൊണ്ടായിരിക്കും കൂടുതലും. ആഹ് ആയിരിക്കാം, ആയിരിക്കാം. പിന്നെ മറ്റേ ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളും, പല പേരുകേട്ട യൂണിവേഴ്സികള്‍ ഇന്ത്യയിലുണ്ട്. അപ്പൊ നമ്മുടെ ഈ കേരളത്തിലും കേരളത്തിലും ഇതേപോലെ പേരുകേട്ട യൂണിവേഴ്സികള്‍ ഉണ്ട്. അപ്പൊ കേരളത്തിലുള്ള പല യൂണിവേഴ്സികളിലും ആഹ് നമ്മള്‍ ഒഴിവാക്കി കൊണ്ട്